ആയിരത്തി തൊള്ളായിരത്തി ഏർ രണ്ടായിരത്തി ആറില് ജർമനിയിൽ നടന്നത് ഇറ്റലി നേടി നന്ദി നമസ്കാരം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

ആ എന്തൊക്കെ എന്താ? സുഖം തന്നെ? എന്തൊക്കെയാ അൻ്റെ വിശേഷം? ആ സുഖാണ് ഇയ്യ്‌ ഇപ്പൊ എന്താ ചെയ്യുന്നെ? ഞാന് degree ഒക്കെ കഴിഞ്ഞ് ഇനി എന്തെല് ഒക്കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ course ഒക്കെ തെരഞ്ഞും കൊണ്ടിരിക്കാണ്. നീ എന്ത ചെയ്യണേ? ആഹ് ഞാൻ ഇപ്പോ btechfinal year ആണ്. ആ. എങ്ങനെ class ഒക്കെ എങ്ങനെ പോണു class ഒക്കെ എന്താ കൊഴപ്പോന്നുല്ലാ എഹ് exam ഒക്കെ ഞാന് degree കഴിഞ്ഞ് ലെ ഇനി ഇപ്പൊ എന്തേലു ഒക്കെ ഒരു course എടുക്കണം എന്ത് course എടുക്കാനാ plan course ഇപ്പൊ എന്താ ഇപ്പൊ നല്ല value ഇള്ളതും scope ഉള്ളതൊക്കെ ഇള്ള course നോക്കണം. accounting ഒക്കെ ആണ് ഇപ്പോ നോക്കാൻ കരുതിക്കണെ

എറണാകുളോ ബാംഗ്ലൂരോക്കെ നോക്കണം കരുതീട്ടാ നമ്മളിവിടെ ഒക്കെ എന്തപ്പൊ നോക്കിയിട്ട് ആ അത് ശരിയാ എന്നിട്ട് details ഒക്കെ എടുത്തോ? course ൻ്റെ ആ നോക്കീങ്കോണ്ടിരിക്കണ്ട് നല്ലത് ഏർ രണ്ട്‌ മൂന്ന് course ഇണ്ട് ഇപ്പൊ നോക്കിന്നിണ്ട് ആ ഇനി എന്ത ഇനി b. tech കഴിഞ്ഞിട്ട് എനിക്ക് ഈ engineering ഒന്നും നടക്കും തോന്നുന്നില്ല അപ്പൊ ഞാന് വേറെ ഏതെങ്കിലും ലേക്ക് switch എയ്താലൊന്ന് വിചാരിക്കിന്ന് final year ആയിട്ടോ അങ്ങനല്ല എനിക്ക് കൊറേ supply ഒക്കെ ഇണ്ട് അപ്പൊ ഒക്കെ അതൊക്കെ എഴുതി എടുത്താലല്ലേ നമ്മുക്ക് certificate കിട്ടുള്ളു

അതെ. അപ്പൊ ഞാന് ആഹ് എന്തായാലും കഴിഞ്ഞിട്ടിത് എഴുതി എടുക്കണം engineering ൻ്റെ ഒരു certificate ഇണ്ടാവാന്ന് പറയുന്നെ നല്ലതല്ലേ

ആ. എനിക്ക് aviation അങ്ങനത്തെ field ൽ പോവാനാണ് താല്പര്യം പിന്നെ

ആ ഇതിപ്പോ എഴുതി എടുക്കാൻ ഇനി എത്ര time എടുക്കും? ആ supply പറഞ്ഞ് കഴിഞ്ഞാ എനിക്ക് ഒരു അഞ്ചാറണ്ണക്കെ ഇണ്ട് അപ്പോ അതൊരു one year ന്റെ ഉള്ളില് എഴുതി എടുക്കാൻ പറ്റും അപ്പൊ ആ one year ല് എന്തേലും aviation aviation course ചെയ്തിട്ട് അങ്ങനെ job ന് try ചെയ്യണംന്നാണ് plan ആ രണ്ടു ഒരുമിച്ച് ല്ലേ ഇത് കഴിയുമ്പത്തെന് അതും.

എന്തപ്പൊ B. tech എടുക്കാൻ കാരണം? b. tech പിന്നെ plus two കഴിഞ്ഞപ്പോ ഞാൻ entrance എഴുതിയിനു അപ്പൊ അയ് അതിലങ്ങനെ കിട്ടി പിന്നെ parents ഉം ഉം engineering അങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ എടുത്തു. അല്ലാണ്ട് എനിക്ക് ഇഷ്ടുണ്ടായിട്ട് എടുത്തത് ഒന്നു അല്ല ഈ entrance ന്ന്‌ ഒക്കെ പറഞ്ഞ വയങ്കര tough അല്ലെ ഏയ് അത് ഞാനും വയങ്കര tough ആണാ വിചാരിച്ചേ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ prepare എയ്തിട്ടൊന്നു അല്ല പോയെ. പിന്നെ ഞാന് എന്താ government college ഇലല്ല.

government college ൽ കിട്ടാന് നന്നായിട്ട് പഠിച്ച് prepare എയ്തിട്ട് ചെയ്യണം.

അത് കൊറച്ച് seat ഏ ഇണ്ടാവുള്ളു.